നമസ്കാരം പ്രശാന്തേ എവിടാ വീട്ടിലാ? ആ അതെ വീട്ടിലാണ് വീട്ടിലാണ്. ഞാനിപ്പോൾ ന്യൂസ് കണ്ടോണ്ടിരിക്കുവാണ് വാർത്തകള് ആ അതെ അതെ

ഇവിടെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്ന സമയത്ത് എല്ലാരും പറഞ്ഞിരുന്നത്

ഇവിടെ ഞങ്ങൾ ഞങ്ങടെ പ പഞ്ചായത്തില് ബിജെ ഞങ്ങളുടെ മണ്ഡലത്തില് ബിജെപിയാണ് മുന്നിട്ടുനിൽക്കണെ ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിലൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല.

ഈ ശ്രീധരൻ ഇത്രയും വലിയ പാലക്കാട് ഇത്രയും വലിയ ജനപിന്തുണ നേടിയിട്ടുണ്ട്.

ഞങ്ങളുടെ ജനകീയ സ്ഥാനാർത്ഥി അതായത്

എടതുപക്ഷം പോലും പിന്തുണയ്ക്കുന്ന ഷാഫി പറമ്പിലിനെ രണ്ടാമതാക്കിയിട്ടാണ്

ആ അതെ ഷാഫി പറമ്പിൽ നോടൊപ്പം ബിജെപി

ബിജെപിക്കൊരു സീറ്റ് ഏഹ് എന്തായാലും സുരക്ഷിതമാവുവോ? ബിജെപിക്ക് ഒരു സീറ്റ് എന്നുള്ള രൂപത്തിലേക്ക് എത്തുന്നില്ല പക്ഷേ

ആ ആ അപ്പൊ എത്ര ശതമാനം വന്നു?

കോട്ടയായ പത്ത് പതിനഞ്ച് പഞ്ചായത്തുകളാണ് എണ്ണാൻ ബാക്കി അതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ

അത് വളരെ ഒരു മികച്ച കാര്യമാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ നിലവിൽ നമ്മുടെ കോൺഗ്രസാണ് മുന്നിട്ടുനിൽക്കുന്നത് അല്ലേ?

ഒരു കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് മൊത്തം പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും നടന്നില്ലാല്ലേ?

എൽഡിഎഫ് ഒരു സെഞ്ച്വറി അടിക്കാൻ പോകുന്ന മട്ടിലാണല്ലോ

തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു സെഞ്ചുറി ഒക്കെ അടിക്കുമോ? അഹാ എനിക്ക് മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഞാൻ ഞാ ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങളുടെ ഈ ഒരു മണ്ഡലത്തിൽ ഏഹ് മണ്ഡലത്തിൽ ഉള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ത്രില്ലിലിങ്ങനെ ഇരിക്കുവാണ്.

നമ്മടെ പഞ്ചായത്ത് നമ്മടെ മണ്ഡ നമ്മടെ മണ്ഡലവും ഞമ്മടെ കോൺഗ്രസ് പിടിച്ചാല് ഞമ്മക്ക് ആഘോഷിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാണ് അവസ്ഥ

രൂപത്തിലാണ് ബാക്കിയുള്ളതൊക്കെ ഇടതുമുന്നണിയുടെ കയ്യിൽ സുരക്ഷിതമാണ്. നമ്മളത്രയ്ക്കും കേരളം ഇപ്രാവശ്യം തിരിച്ചുപിടിക്കും ഞമ്മടെ സർക്കാർ തിരിച്ചുവരുമെന്ന് അത്രയ്ക്കും പ്രതീക്ഷ നമ്മൾക്ക് എവിടെയാണ് ഒര് പാളിച്ച പറ്റിയേന്ന് ഞമ്മക്ക് മനസ്സിലാവുന്നില്ല.

ഉം ഉം അതെ അതെ അതായിരിക്കും അവരുടെ ഒരു വിക വി വിജയത്തിനുള്ള ഇന്ധനം അതെ അതെ കിറ്റ് കിറ്റൊക്കെ വളരെ ഉ കിറ്റുകളൊക്കെ നൽകിയിട്ട് ഓണക്കിറ്റുകളൊക്കെ നൽകി അത് വോട്ട് ആക്കിമാറ്റുന്ന ഒരു തന്ത്രമാണ് അവരിൽനിന്നുണ്ടായിട്ടുള്ളത്. അതുപോലെ അവരുടെ കിറ്റൊക്കെ അവർ വോട്ടാക്കി മാറ്റിയിട്ടുണ്ടാകും വോട്ടാക്കിയാ കിറ്റുകൾ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് കാരണം അത് എല്ലാ വോട്ടിൻ്റെ എണ്ണത്തിൽ കാണുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ പതിനഞ്ച് ശതമാനം വോട്ടും അവർക്ക് കൂടുതലുണ്ട്.

അതെ അതെ ജനമനസ്സുകളിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചെറുപ്പക്കാരുടെ മനസ്സിലും എല്ലാരും സ്വാധീനം നേടിയിട്ടുള്ള ആളാണ് ഷാഫി പറമ്പില് അതെ അതെ ഒരു മെട്രോമാന് പാലക്കാട് ഇത്രയ്ക്കും വലിയ മാറ്റം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഒരു മത്സരത്തിനുണ്ടാവും രണ്ടാം സ്ഥാനവും ഞങ്ങൾ ഉറപ്പിച്ച ഒരാള് ഇപ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതാണ് ഞങ്ങൾക്കും ഒരു എന്താണ്

ഉം

അവിടെ ബാധിച്ചിട്ടുള്ളത് എന്ന് ഞങ്ങക്കറിയാൻ സാധിക്കുന്നില്ല ജനങ്ങൾക്ക്

ഈ ശ്രീ ഇ പി ശ്രീ ഇ ശ്രീധരനിൽ ഇത്രയും വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല അതിനനുസരിച്ച് ഷാഫി പറമ്പിൽ ആയതുകൊണ്ട് പ്രചരണമൊക്കെ കുറവായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ

എന്തായാലും ഞാന് ഇപ്പോ തെരഞ്ഞെടുത്തു നിൽക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മടെ തവനൂര് പഞ്ചായത്തിലേക്കായിരുന്നു റിയാസ് മുക്കോളിയെ മത്സരിക്കാൻ വെച്ചിരുന്നത്. പക്ഷേ അവിടുന്ന് കിട്ടാ അവിടെ കുന്നുംപറമ്പിൽ ഇറങ്ങിയതിനു ശേഷം ഏതായാലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർഥിയായിട്ട് ഇവിടെ ഇത്രത്തോളം നമ്മുടെ ഇഎംഎസിൻ്റെ ഏഹ് മണ്ഡലമായിട്ടുള്ള പട്ടാമ്പിയില് ഇവിടെ എൽഡിഎഫിൻ്റെ കോട്ടയായിട്ടുള്ള ഈ പട്ടാമ്പിയില് ഒരു ഇങ്ങനത്തെ ഒരു തിരുനാളം കോൺഗ്രസിൻറെ തിരിനാളം അവിടെ വിരിയുവോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഏഹ് അത്ഭുതം തോന്നുന്നത്. സി പി മുഹമ്മദ് ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം അവിടെ വിരിയിച്ചതല്ലേ അത് റിയാസ് മുക്കോളിലൂടെ വീണ്ടും വിരിയട്ടെന്ന്

ഈയൊരു കാലഘട്ടത്തിൽ ആയിട്ട് അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ഇഎംഎസ് നമുക്ക് എന്തായാലും കേരളം തിരിച്ചുപിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് അവരുടെ കോട്ടകൾ നമുക്ക് തകർക്കാൻ പറ്റും എന്നുള്ളത്

ഒര് ഒരു രൂപത്തിലേക്ക് എത്തുന്നുണ്ട്.

അപ്പോ ആടെ ഏഹ് ബിജെപിയുടെ കോട്ടകളക്കെ ഇനിയും എണ്ണി തീരാനുണ്ടോ? ബിജെപിക്ക് ആകെ ഒന്നാണ് ഒന്നിനുമാത്രം ബിജെപി ഇതുവരെ മുന്നിട്ടുനിൽക്കുന്നുള്ളൂ അത് നമ്മുടെ ഇവിടെയാണ് നേമത്ത് വരെ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച നേമത്ത് വരെ മൂന്നാമതാണ് ബിജെപി നിൽക്കുന്നത് എന്നുള്ളത് അത്ഭുതകരമാണ്.

പക്ഷേ അവരുടെ ഈ ഏ സങ്കേതങ്ങൾ കോട്ടകൾ ഇനിയും ഇനി തീർക്കാനുണ്ട് എന്നുള്ളൊരു വസ്തുത നിൽക്കുന്നുണ്ട് പക്ഷേ അവടെ കോൺഗ്രസ് ഈ മുരളീധരൻ എന്ന സ്ഥാനാർഥി അത്രയ്ക്ക് അതായത് കോൺഗ്രസ് രണ്ടാമത് കോൺഗ്രസ് രണ്ടാമതാണെങ്കിലും മുരളീധരൻ സ്ഥാനാർഥിത്വമാണ് അവിടെ നേമത്തിൽ രാജഗോപാലൻ്റെ വോട്ട്കൾ

പക്ഷേ നേമത്തിൽ ഉം നേമത്തിൽ ബിജെപി വരുമെന്നുള്ളൊരു വാർത്തകളായിരുന്നല്ലോ എക്സിറ്റ് പോൾ ഫലങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചു വന്നിരുന്നത് പിന്നീടെന്ത് സംഭവിച്ചുവെന്നറിയില്ല.

പക്ഷെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് അവിടെ ബിജെപിക്ക് വെല്ലുവിളിയാകുന്നത് മുരളീധരൻ ജയിച്ചിട്ടില്ലെങ്കിൽ പോലും മത്സരത്തെ മാറ്റിമറിക്കാൻ മുരളീധരനാവുന്നുണ്ട് അതാണ് ആ എത്ര പ്രാധാന്യം

ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ഒന്ന് ന്യൂസ് കാണട്ടെ വൈകിപ്പിക്കുന്നില്ല ഏ

അതെ അതെ വൈകുന്നേരം ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ?

എന്നാ ശരി ഞങ്ങള് ഷാഫിപറമ്പിലിലെ തിരിച്ചു വരവിനായി പ്രാർത്ഥിക്കുന്നു.